ഇവിടെ എന്താ നിരവധി കളർ ഇലുള്ള ബൾബുകൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ആ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്.

കുറെ പേർ ആൾക്കാർ ഏഹ് പരിപാടി കാണുന്നതുണ്ട് മൈക്ക് സെറ്റുകൾ ഇരിപ്പുണ്ട് കുറെ പേർ നിന്നു കൊണ്ട് ഉം പരിപാടി വീക്ഷിക്കുന്നത് കാണാം.

ഈ കായലിന് അവിടെ നിന്ന് കുറെ പേര് വെള്ളം കോരുന്നു കുളിക്കു --

ഒരു ബോട്ട് മീൻ ബോട്ട് മറിഞ്ഞു കിടക്കുന്നു അതിൽ കുറെ ആൾക്കാരും നിപ്പോണ്ട്‌ ഒ--

ന് അതിനോട് കേറി പോവാനുള്ള ഏഹ് നാൽകൈവരികൾ കമ്പികൾ നാലു സൈഡും കെട്ടി മറിച്ചിട്ടുണ്ട് ഏഹ്.

മരങ്ങൾ കൊണ്ടുള്ള ഒരാർച്ച് അവിടെ കാണാൻ പറ്റും ധാരാളം മരങ്ങൾ നിൽക്കുന്നതായി കാണാൻ പറ്റും.

കുറെ കുട്ടികൾ അവിടെ ഉമ്മ് കിടന്നു യോഗ ചെയ്യുന്നത് കാണാൻ കഴിയും.

അവിടെ എല്ലാവരും മെഴുകുതിരികൾ കത്തിച്ചോണ്ട് അ പ്രാർത്ഥിച്ചോണ്ട് നിക്കുന്നത് കാണാം.

അതിനോട് ചേർന്ന് എ രണ്ടുപേരവിടെ നിന്ന് കാര്യം പറയുന്നത് കാണാം.

വൃത്താകൃതിയിൽ ഒരു കെട്ടിയിട്ട് ആ പെട്രോൾ പമ്പിന്റെ പേര് പരസ്യം ചെയ്തിട്ടുണ്ട്.

കൊറേ പേരവിടെനിന്ന് കാര്യങ്ങൾ പറയുന്ന കാണാം അകത്ത് പള്ളീൽ കൊറേപ്പേർ പ്രാർത്ഥിക്കുന്ന കാണാം.

ഇവിടെ കല്യാണങ്ങൾ നടക്കുന്ന ഒരു ഏഹ്‌ പ്ലേസ് പോലെ കാണാൻ പറ്റും.

ഇത് ഇവിടെയൊരു വീടിൻ്റെ അം മുകള് വാർക്കാൻ വേണ്ടി ആ തട്ടുകൾ അടിക്കുകയാണ്.

ഒരാൾ ഏഹ് തട്ടുകൾ അടിക്കുന്നു ഒരാൾ കമ്പി മുറിക്കുന്നു ഒരാൾ കമ്പ് മേലോട്ട് നോറ്റ് വെയ്ക്കുന്നു ഒരാൾ അവടെ നിക്കുന്നത് കാണാം.

അ തൊഴുത്തിൽ പശു ബ്ലാക്ക് കളർ ഇലുള്ള പശു നിൽക്കുന്നത് കാണാൻ പറ്റും.

ഇവിടെ ആ പെൺകുട്ടിയും ആ ആൺകുട്ടിയും ഇരിപ്പുണ്ട് അതിന്റെ ആ അപ് ഒരു പൂജാരി അവരോടൊപ്പം ഇരിപ്പുണ്ട്.

പിന്നെ ആ പൂജയ്ക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ഒരു ത അച്ഛൻ ചെയ്യുന്നുണ്ട്.

ഇതൊരു ബുക്ക് സ്റ്റാൾ ആണ് ഈ ബുക്ക് സ്റ്റാളിൽ നിരവധി പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്.

ഇതൊരു കോൺക്രീറ്റ് ഏഹ് വീടിന് ഏഹ് മുകൾഭാഗം അവര് കോൺക്രീറ്റ് ചെയ്യാണ്.

ഇതിൻ്റെ അം കാറിൻ്റെ ഫ്രൻ ഇത് തൊറന്നിട്ട് അത് നന്നാക്കുന്ന ഒരാളെ കാണാം.

കമ്പികൾ വളച്ച് അവിടെ നിന്ന് കുട്ടികൾ കളിക്കുന്നത് കാണാം പിന്നെ ഒരു കുട പോലെ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്.

ആ പെൺകുട്ടിയെ ഏഹ് നന്നായി മേക്കപ്പിടുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാം ആ--

ധാരാളം എ ലൈറ്റ് കൾ ഉണ്ട് വിശാലമായ ഒരു ഹോസ്പിറ്റൽ പോലെയാണ് കാണിക്കുന്ന.

ആഹ് ര അവിടെത്തന്നെ രണ്ടു മനുഷ്യർ ആ ബാങ്ക് ഇൻ്റെ സൈഡി നിപ്പൊണ്ട്.

ഒരു മനുഷ്യൻ ഏഹ് അവിടെ തൂണേ ചാരി കൊണ്ട് നിക്കുന്നു.

മുല്ലപ്പൂ ങ് കെട്ടിയതു ഉണ്ട് ആ പിന്നെ പച്ച കളർ ഇലുള്ള ഇലകൾ ഉണ്ട് ങ്ങ --

പിന്നെ ഒരു ഓറഞ്ച് കളറിലുള്ള ഉള്ള ബോട്ടും പിന്നെ മഞ്ഞയും ചൊമ കലർന്ന ഒരു റോബോട്ട് ഒണ് രണ്ട് ബോട്ട് ഒണ്ട്.